കറുപ്പ് നിറത്തിലുള്ള പല ജിം ഐറ്റംസ് ഇവിടെയുണ്ട് ബ്രൗൺ നിറത്തിലാണ് തറയിൽ കാണപ്പെടുന്നത്.

ഇതിന് കഴുത്ത് ഇല്ല തലയും ഇല്ല എന്നാണ് സാധിക്കുന്നത്.

ചിത്രത്തിൽ ഒരു പഴയ പാലത്തിൻ്റെ ദൃശ്യം കാണാം.

ലെഫ്റ്റ് ഇലായി ഒരു പൊതു സ്ഥലം കാണാം ധാരാളം ആളുകൾ നടന്നു പോകുന്നുണ്ട് ധാരാളം മരങ്ങൾ നിറഞ്ഞ പച്ചപ്പ് കാണാം.

മൂന്നു നാലു വ്യക്തികൾ ചേർന്ന് ഒരു ഫൗണ്ടേഷനിൽ മണ്ണ് കുഴിക്കുന്നു.

ഓറഞ്ച് നിറത്തിലുള്ള മേൽഷീറ്റ് കൊണ്ടുള്ള മേൽക്കൂരയും ഉണ്ട് ഒരുപാട് നീല നിറത്തിലുള്ള ജനാലകളും പാതി ജനലുകൾ തുറന്നിട്ടേക്കുന്നു.

അതിന്റെ ബാക്കിലൂടെ ഒരു പാന്റു ഉടുപ്പ് ഇട്ട് കൊണ്ട് ഒരു വ്യക്തി നടന്നു പോണു അദ്ദേഹത്തിന്റെ കൂടെ ഒരു ബാഗും ഉണ്ട്.

ഒരുപാട് പ്ലേ ഗ്രൗണ്ട് ഇൽ കളിക്കുന്നു അതിൽ സ്ത്രീകളും പുരുഷന്മാരും ഉണ്ട്.

ആ സ്ഥലത്ത് നീല നിറത്തില്ല ഒരു പെട്ടിയിൽ നിന്നും കയർ കമ്പികൾ പൊയ്ക്കൊണ്ടിരിക്കുന്നു.

ഈ ചിത്രത്തിൽ ഒരു കെട്ടിട നിർമ്മാണത്തിൻ്റെ പ്രവർത്തി കാണാം.